okay okay അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറയുന്നത് നമ്മെ പഠിക്കണത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ പഠിത്തം കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള എന്തൊക്കെയാണ് നമുക്ക് മനസിലാക്കാൻ പറ്റ എന്ന് പറയുന്ന നേരം ഞാൻ ഇത് പഠിച്ചെന്ന് വിചാരിച്ചോ എനിക്കപ്പോ ജീവിതത്തി ചെയ്യാൻ പറ്റണ എന്തൊക്കെയാണ് മനസിലാകാത്ത പറയാൻ കാര്യം ഈ പഠിച്ച് കഴിയണ course കൊണ്ട് ഞാൻ എവിടെ എത്തും എനിക്ക് ഉറപ്പുണ്ടോ എന്ന് പറയുന്നേരം ഈ പടിക്കണ ജോലി തന്നെ അത് നീ പടിക്കണ നീ വലുതാകുമ്പോ ചെയ്യും എന്ന് നിനക്കു ഉറപ്പിണ്ടേൽ നീ അതില് ഏർ കൂടുതൽ കൂടുതൽ പഠിക്കും ഇല്ലെങ്ങി നീ പഠിച്ചത് മാത്രം വെച്ചണ്ട് ജോലി ചെയ്യണം കാരണം ഇപ്പൊ നമ്മൾ നോക്കാന്നിണ്ടേൽ കൊറേ പേര് ഇണ്ട് life ൽ എന്ന് വെച്ച ഒരു degree എടുക്കും എന്നിട്ട് ആ degree വെച്ച് മാത്രം apply ചെയ്തു അത് like ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് എനിക്കിനി കൂടുതലൊന്നും പഠിക്കാനില്ല പക്ഷേ അങ്ങനെയല്ല എല്ലാവർഷം കഴിയുമ്പോൾ ഓരോ subject നെ പറ്റി കൂടുതൽ കൂടുതൽ പുറത്തോട്ട് വരും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഏർ നമ്മൾ science എടുക്കാണേൽ പണ്ട് പണ്ട് robotics വെച് വെല്യ കാര്യോ ഒന്നു ഇണ്ടായില്ല ഇപ്പോൾ ആണെങ്കി ഇപ്പൊ പണ്ട് എന്നെ ആൾകാർ ഓ robotics വെല്യ കാര്യൊന്നു ഉണ്ടാവത്തില്ല അതിനെപ്പറ്റി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുപോലെതന്നെ aliens ഒന്നു വരാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പറയണ പോലെ എന്താ പറയാ artificial intelligence ഓ

പൊട്ടന്മാരെ പോലെ കുറെ പിള്ളേര് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നുമില്ലല്ലോ വേണെങ്കി innovation വേണം അത് വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണം കൂടുതൽ കൂടുതൽ പഠിച്ചാൽ കൂടുതൽ കൂടുതൽ അറിവ് കിട്ടത്തുള്ളൂ അപ്പൊ താങ്കൾ പറഞ്ഞ വരുന്നത് നമ്മ പഠിക്കണത് നമ്മ ആവശ്യത്തിനുവേണ്ടി പഠിക്കണമീ

ഈ doctor ന് പടിക്കണോർക്ക് പക്ഷെ അവരീ book പഠിച്ച മാത്രമേ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും അവർക്കിങ്ങനെ സ്വയം വെറുതെ ചെയ്താൽ അവർ ചെയ്യുന്നത് ബാക്കിയുള്ളവരെ affect ചെയ്യും അവർക്കെന്തേലും പറ്റുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ഈ engineering ഉം അതേപോലത്തുള്ള professional ആയിട്ടുള്ള job ഉം അപ്പ അവര് പഠിക്കണതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അവര് പഠിക്ക അവര് ഗുണോ ഇണ്ടോ എന്ന് പറയുന്നരം നമ്മക്ക് മാത്രാണോ ഗുണോ ഇള്ളോ അല്ലെങ്കി അവർക്കു മാത്രാ ഗുണോ ഇള്ളോ അവരെന്താ പഠിക്കുന്നത് വെച്ച കുറെ test ഉണ്ടാവും അതുമൊത്തം ഓരോ വേഷം എന്നുവച്ചാ ഒരു അഞ്ചുവർഷം കഴിയുമ്പോ അയിൻറെ relevance അയിൻറെ ഒര ഏർ importance എല്ലാത്തിന്റെയു പോവൂ കേരളത്തിൽ മാത്രേ പിന്ന അങ്ങനെ പോവൂ സത്യം അതാ കാരണം ഇപ്പൊ പണ്ട് പഠിച്ചോണ്ടിരുന്ന എല്ലാരും ഇപ്പൊ എൻറെ കൂടെ പഠിച്ച മിക്ക്യവരും അവർക്കാർക്കും ജോലി ഇല്ല കാരണം എന്താ ആദ്യം ഇപ്പോ ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ already എന്താ പറയാം അവര് എടുത്തു കഴിഞ്ഞു എനി അവരുടെ കാലം കഴിയുമ്പളെ നമുക്ക് അടുത്ത ഒരു opportunity എനി വരണുള്ളൂ ഇല്ലെങ്കി ഈ പഠിച്ച ആൾക്കാര് പുതിയ പുതിയ company തുടങ്ങി ഓരോ ആൾക്കാർക്ക് ജോലി കൊടുക്കണം പക്ഷെ എത്ര company എത്ര company fail ആകും അപ്പൊ അതൊന്നും നമ്മടെ കയ്യില് നിക്കണ കാര്യല്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ engineering എടുക്കാണേൽ നമുക്ക് ഒന്നെങ്കി പുതിയ company തുടങ്ങാൻ വേണ്ടി പ പുതിയ പുതിയ innovations കൊണ്ടുവരാൻ നോക്ക ഇല്ലെങ്കി engineering ൽ എന്താ പറയാ പുതിയ പുതിയ ഇപ്പൊ എന്താ പറയാ artificial intelligence അയിനെ പറ്റി അതിന്റെ പുതിയ പുതിയ course ഒക്കെ എടുക്കണ വല്ല നല്ല നല്ല college കളിൽ ചേര അല്ലാണ്ട് പഴയെ college ൽ ഒരു കാര്യോ ഇല്ലാത്ത college ചേർന്നിട്ട് engineering പഠിച്ചിട് കാര്യിണ്ടോ ഈ medical field നോക്കാണെങ്കിൽ എന്നായാലും ആവിശ്യം വരും കാരണം വെച്ച doctors നെ എവിടെയാണെങ്കിലും ആവശ്യമുണ്ട് നല്ല quality doctor നെ എവിടെയും കിട്ടാനില്ല ഒന്നാലോചിച്ചു നോക്ക് കൊറേ ആള്ക്കാര് എന്താ പറയാ kidney ക്ക് പകരം heart കൊണ്ട് പോയ് വെച്ച് heart ന് പകരം kidney കൊണ്ട് പോയ് വെച്ച് plastic surgery ക്ക് plastic എന്തൊക്കെ പ്രശ്നങ്ങളാണ് അൾക്കാറില്ലാത്തോണ്ട് എന്നും പ്രശ്നങ്ങളാണ് അപ്പൊ എന്നും നല്ല ആൾക്കാരെ ആവശ്യമുണ്ട് അതേപോലെന്നെ പ്രശ്നങ്ങളുണ്ട് ജോലി കുറെ പേർക്ക് കിട്ടും കുറെ പേർക്ക് കിട്ടില്ല അപ്പൊ അവരെക്കൊണ്ട് പറ്റണത് എന്താണെന്ന് വെച്ചാ നോക്കിയും കണ്ടു ചെയ്യാം ചോയ്ച്ചോട്ടെ

ഈ english ഉം english ഉം മലയാളവും education sysytem ത്തിൽ വെക്കണത് എന്തുകൊണ്ട

നമ്മ ജനിച്ചു കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തെ കുറിച്ച് പഠിച്ച നമ്മുടെ രാജ്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ച നമുക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ മലയാളം ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹം എങ്ങനെയുണ്ടായ എങ്ങനെയാണ് വളർന്നത് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ english പഠിക്കുന്നതിലൂടെ നമുക്ക് മനസിലാക്കാൻ പറയാൻ ഒന്നാണ് english ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും രണ്ടാമത് കൂടുതൽ സംസാരിക്കണ മ ഭാഷ അപ്പൊ അതീ കൂടെ ആവുമ്പൊ നമുക്ക് എല്ലാവരായിട്ടും സംസാരിക്കാൻ ഒരു english പഠിക്കാൻ നമുക്ക് പറ്റും പക്ഷേ നമ്മ ഈ മലയാളം പഠിച്ചാൽ നമുക്ക് നമ്മുടെ culture നെ മാത്രേ നോക്കാൻ പറ്റു

അപ്പൊ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാ

ആ മാൻഡറിന് okay പഠിക്കണ്ടാത്തെ അതുകൊണ്ട് പഠിക്കാത്ത എന്ന് പറഞ്ഞാൽ ചൈനയിലായിരുന്ന് ഏറ്റവും കൂടുതൽ population ഉള്ളത് അത്ന്ന് പറയുന്നേരം ചൈനയിലെ ചില language മാൻഡറിന് language ഈ ഏഷ്യൻ country ആയ തായ്‌ലാൻഡ് തായ്‌വാൻ അതുപോലുള്ള country ൽ സംസാരിക്കും കാരണം ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ population ഉള്ളത് അങ്ങനത്തെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ പറയാം അന്നേരം ഈ ചൈനയിലെ എല്ലാരും പഠിക്കാം ചൈനയിൽ നിന്ന് പറയുമ്പോൾ എന്താ അവിടത്തെ research പുറത്തോട്ട് പോകാറില്ല എല്ലാരും അയിന്റെ അകത്തിരുന്ന് തന്നെ പഠിക്കണെ പക്ഷെ english പഠിക്ക എല്ലാരും പുറത്തോട്ട് ന്ന് പറയാൻ കുറെ രാജ്യത്തോട്ടേക്ക് ഉണ്ട് പക്ഷേ ചൈനയിലുള്ളോർ ചൈനയിൽ മാത്രെ ഉള്ളൂ അവരുടെ communism അങ്ങനത്തെ നിയമം കാരണം അതോണ്ട് അങ്ങനെയേ ചെയ്യാൻ പറ്റു കഴിഞ്ഞ ഇന്ത്യയിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ populated country എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്ത്യ മുന്നിലെത്തി ഉം അപ്പൊ ചൈന ഭാഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ ഒരു ഭാഷയുണ്ട് നീ ഇപ്പൊ പറഞ്ഞ ഭാഷ ആ ഭാഷയിൽ മാൻഡറിയന് അങ്ങനെ like പല പല division ഇണ്ട് അപ്പൊ പല സ്ഥലത്തും പലതാ സംസാരിക്കുന്നെ അപ്പൊ like എല്ലായിടത്തും ഒരേ ഭാഷ മനസ്സിലാവ ഒരേ ഭാഷ മനസ്സിലാവില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഹിന്ദി മറ്റേത് മറ്റേ മറാട്ടി മലയാളം തമിഴ് അങ്ങനെ കുറെ ഭാഷകൾ ഉണ്ട് അത്പോലെ അവിടെയും കുറെ ഭാഷകൾ ഉണ്ട്

english ന്ന് പറയുന്നരം ബാക്കി എല്ലാ language copy അടിച്ച english ഇണ്ടായത് ട്ടോ എന്ന് പറയുന്നേരം english ഒരു language അല്ല ഈ ഗ്രീക്കും അത് പോലുള്ള language copy അടിച്ച് ഇണ്ടാക്കിയതാണ് english അന്ന് ഞാൻ ഇത് പറയണം എന്താ അപ്പൊ നമ്മ വേറെ country അവരുടെ രാജ്യത്തിലെ ചില words ഒക്കെ english ഉണ്ട് latin english ഇണ്ട് അങ്ങനെ പല country ഉം പല culture ആയിട്ടാണലോ നമുക്ക് സംസാരിക്കാൻ പറ്റ english കൊണ്ട് സഹായിക്കും പക്ഷെ ഇതൊക്കെ കൂടെ എന്റെ question റസിനോട് ചോയ്ക്കാനുള്ളത് എന്താ ചെയ്ക അന്നേരം നമ്മള് ഈ പഠിക്കണത് എല്ലാം കൂടെ ഒറ്റ common language ആയിട്ട് പഠിച്ച എന്ന് പറയുന്നേരം ഒറ്റ language എന്ന് പറഞ്ഞാൽ english ആണ് എല്ലാ രാജ്യവും പഠിക്ക് ന്നേ ഇണ്ടേൽ നമുക്ക് സംസാരിക്കാൻ നേരം ഉള്ള ബുദ്ധിമുട്ട് ഇണ്ടാവൂലെ എല്ലാവരും ആ language പഠിച്ചിട്ട് ഇണ്ടേൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇണ്ടാവില്ല പഠിക്കലും സുഗമായിരിക്കും അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ സമ്മയിച്ചു പഠിക്കുന്നൊണ്ട് ബുദ്ധിമുട്ട് ഇണ്ടാവില്ല ഈ പഠിക്കണത് കൊണ്ട് നമുക്കെന്താ ഉപയോഗം കാരണന്ന് വെച്ച നമ്മൾ ഇപ്പൊ പഠിക്ക ഇപ്പൊ നീയ് റിൻഷാദ് ഒരു course എടുത്തു

ആ എവിടെയായിരിക്കും റിൻഷാദിന് കിട്ടാൻ പോകുന്ന ജോലി അതെനിക്കറിഞ്ഞുടാ അവര് തരാൻ നേരെ എനിക്ക് മനസ്സിലാവു

ജോലി കിട്ടണത് നമ്മുടെ രാജ്യം പോണ അവസ്ഥ അനുസരിച്ചിരിക്കും രാജ്യം പോണെങ്കി എനിക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ട് രാജ്യം profession ഓട്ടു പോവാണെങ്കി ജോലി കിട്ടാൻ സാധ്യത കുറവാ കുറവാ അപ്പൊ കിട്ടുവാണെങ്കി വല്ല നീ പഠിച്ച ആ പരിസരത്തു വല്ലോ ആയിരിക്കും കീട്ടണം പക്ഷെ കേരളത്തിൽ തന്നെ നിനക്കു എങ്ങനെ പോയാലും കിട്ടാൻ

പിന്നെ എന്തുകൊണ്ടാണ് നിന്നെ ഏർ english അവിടെ സംസാരിക്കണ subject ഉം ആണ് പക്ഷെ english നമുക്കെല്ലാർകും അറിയാം നിനക്കു english പറയാൻ പറ്റുവോ

അറിയാം എല്ലാര്ക്കും english അറിയ എഴുതാന് വായിക്കാനുമറിയാം report എഴ്താൻ ഇപ്പൊ chat gpt ഉള്ളത്കൊണ്ട് letter പോയിട്ട് ഒരു സാധനം പോലും നമ്മൾ കൈ കൊണ്ട് എഴുതണ്ട എല്ലാം അവര് തന്നെ എഴുതിക്കോളും നമ്മൾ കുറച്ച് edit ചെയ്ത് വെച്ചാ മതി ആ ശരിയാണ് എന്താ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഇണ്ടെങ്കി നമ്മൾ ആവിശ്യം ഇല്ലാത്ത കാര്യങ്ങൾ ആണലോ നമ്മൾ ഇപ്പൊ പഠിച്ചോണ്ട് ഇരിക്കുന്നെ ഇപ്പോം നീ english subject ന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു കരയാൻ ഞാൻ പറഞ്ഞോട്ടെ

ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മ പഠിക്കുന്നെ പറയുന്നു പക്ഷേ ഈ engineering professional college പഠിക്കണതെല്ലാം ആവശ്യള്ള കാര്യങ്ങളാണ് നമ്മള് പഠിക്കണ common ആയിട്ട് പഠിക്കണതാണ് ആവിശ്യയില്ലാത്തത് പക്ഷേ ഈ ജോലിയും ഉള്ള ജോലി ചെയ്യണവർക് ഈ പഠിത്തം ആവിശ്യമുണ്ട് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ ഈ specific ആയിട്ടും ജോലി ചെയ്യാൻ പറ്റിയാൽ അല്ലെ നമുക്ക് അത്കൊണ്ട് ആവിശ്യം ഉണ്ടാവുന്നുള്ളു ഇല്ലെങ്കി ആവിശ്യം ഇണ്ടോ അങ്ങനെ ഇണ്ടേൽ നമ്മൾ അങ്ങനത്തെ കാര്യം പഠിച്ച പോര specific ആയിട്ട് ജോലി കിട്ടണ ജോലി അതോണ്ട് അല്ലെ എല്ലാരും engineering ലോട്ട് പോണേ കാരണം അവർക്കറിയ അവര് ഇത് പഠിച്ച അവിടെ എത്തും പക്ഷേ നമ്മള് ഇങ്ങനെ ഈ പാവപ്പെട്ട service ചെയ്യണവരൊക്കെ കിട്ടണ എത്തും

ഒരു കാര്യം ഞാൻ ചോയിച്ചോട്ടെ കൊച്ചിലെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ കൊച്ചിലെ നമ്മുടെ ആഗ്രഹം bus driver അങ്ങനത്തെ ചില doctor ആവണം എന്നൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ആഗ്രഹം അങ്ങനെയാണോ അപ്പോ താങ്കൾ പറഞ്ഞ അടിസ്ഥാനത്ത് ഒരാൾക്ക് ഒരു ആഗ്രഹം മാത്രം കൊച്ചില് ഇണ്ടെങ്കി അത് നമ്മടെ അയാളുടെ സ്വാതന്ത്ര്യ വേറെ field ലോട്ട് അയാൾ പോവാൻ പാടില്ലാന്ന് ആയിരിക്കും അയാൾ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അപ്പോ അയാൾ വേറെ ഒന്നും നോക്കരുത് ഒരെണ്ണത്തിൽ തന്നെ നിൽക്കണം ഒരെണ്ണത്തിൽ തന്നെ നിന്ന് അയാൾ എങ്ങനെ സകലകല വല്ലഭൻ ആവണെ ഇപ്പൊ education കൊണ്ട് നമ്മ പല കാര്യങ്ങൾ പഠിക്കണം എന്നാലേ നമ്മള് ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും ഒരു കാര്യത്തിൽ മാത്രം നിന്ന നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മള് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന പിന്ന ഞാൻ ഒരു കാര്യം ചോയ്‌ച്ചോട്ടെ

മനുഷ്യൻറെ കഴിവ് എല്ലായിടത്തും കഴിവുള്ള സകല കല വല്ലഭൻ ലോകത്തില്ല അതാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് എനിക്ക് എനിക്ക് ഒരു കാര്യത്തിനൊക്കെ കഴിവ് ഉണ്ടാവുള്ളൂ അതെനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റണം ഇല്ലെങ്കി ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റന്റ് അടുത്ത് കഴിവ് main ആയിട്ടെന്ന് പറയുന്നത് പുള്ളിക്ക് science നെ പറ്റി കൊറേ theories പിന്നെ ചെയ്യാൻ പറ്റും പുള്ളിയുടെ അടുത്ത് പോയിട്ട് എന്താ ഏർ എന്താ dance കളിക്കാൻ പറഞ്ഞാൽ പുള്ളി dance കാലിക്കണത് comedy ആയിരിക്കും ഇല്ലെങ്കി പുള്ളിന്റെ അടുത്ത് പോയിട്ട് വേറെ വല്ല അഭ്യാസം ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് പറ്റിന്ന് വരില്ല പുള്ളി ഒന്നെങ്കി ഇല്ലെങ്കി പുള്ളിക്ക് അതിനുള്ള കഴിവില്ല അത് ഞാൻ ഒരു minute നിൻറെ കഴിവ് എന്തൊക്കെയാ നീ പറ നിന്റെ education കഴിവുകൾ എന്തൊക്കെയാ അത് അതിനെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് എന്തൊക്കെ കഴിവാണ് പഠിക്കാൻ ഒരാൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്തൊക്കെ പഠിച്ചാല അയാൾക്ക് ഇത്രയും കഴിവുണ്ടാവുള്ളൂ പിന്നെ താങ്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് എല്ലാ കഴിവും വേണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞത് എന്താന്നറിയോ എല്ലാർക്കും എല്ലാത്തിനെയും കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം എന്നാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാ പണ്ടത്തെ കാലത്ത് നമ്മട മൂത്തപ്പന്മാരുടെ വാ ഉപ്പൂപ്പന്മാരുടെ കാലത്ത്ന്ന് പറീമ്പോ അവര് പല ജോലികൾ ചെയ്തിട്ടാണ് അവരിവിടെ എത്തിയത് അവർക്ക് hunting അറിയായിരുന്നു അവർക്ക് food വെക്കാൻ അറിയായിരുന്നു അവർക്ക് പല ജോലി അറിയായിരുന്നു കൃഷി അറിയായിരുന്നു അറിയായിരുന്നു വീട് വെക്കാൻ അറിയായിരുന്നു അങ്ങനെ പല ജോലി അറിയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത് അപ്പോ ഈ താങ്കൾ പറഞ്ഞത് അനുസരിച്ച് ഒരാൾ ഒരെണ്ണത്തിലോട്ട് മാത്രം നീങ്ങിന്ന ബാക്കിയുള്ളവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ അയാൾക്ക് ചെറിയ കാര്യാ വേണ്ടേ ഇല്ലെങ്കി നമ്മക്ക് suppose ഒരാൾ electric പണി ചെയ്യാൻ വീട്ടിലോട്ട് വിളിച്ചു അയാൾ electric പണി ചെയ്തു എന്നിട് എന്നോട് പതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കേണ്ടിവരും കാരണം എന്താ എനിക്ക് അറിയാൻ പാടില്ല അയാൾ എന്തുകൊണ്ട് പൈസ charge ചെയ്തേ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ചെറിയായിട്ടുള്ള knowledge എങ്കിലും വേണം അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് അനുസരിച്ച് അപ്പോ പഠിക്കാതിരിക്കാൻ നമ്മ എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പൊ എനിക്ക് സംശയം നീ പഠിക്കാൻ പോകുന്നുണ്ട ഉം നിന്നെ ഉം നീ പഠിക്കാൻ പോണ college ൽ നീ ഇത്രനാളും പഠിച്ചിരുന്ന ഇത്രനാളും പഠിച്ചിരുന്ന തയ്യിൽ പഠിപ്പിച്ചോ എന്നെ ആരും തയ്യൽ പഠിപ്പിച്ചില്ല പക്ഷേ എന്റെ ഉമ്മച്ചി പഠിപ്പിച്ചിരുന്നു നിക്ക് നിക്ക് ഇണ്ടാക്കാൻ പഠിപ്പിചെ ഏതെങ്കില് college ൽ

ഇതൊക്കെ

വീട് വീട് വേറെ നിന്റെ switch on ആക്കാൻ പഠിപ്പിച്ചോ electric പഠിപ്പിച്ചോ എന്തേലും പഠിപ്പിച്ചോ പൈസ കൊടുത്ത് നമക്ക് പഠികണ്ടത് പഠിച്ചേ പറ്റു അല്ലാണ്ട് college പോയ് education system വെച്ച് പഠിക്കാൻ പാറ്റാന്നില്ല education system നമ്മളെ memory മാത്രേ test ചെയ്യുന്നുള്ളു നീ ഞാൻ പറയാം ഇപ്പൊ ഏർ നെറ്റ് ഇപ്പൊ പഠിക്കുന്ന ഏർ UG Course ഏതാ ഞാൻ ഇപ്പൊ പഠിക്കണ UG Course ന്ന് പറീണത് BBA BBABBA യിൽ എന്തൊക്കെയാണ് main subject statistics maths English business communication accountancy accountancy ഇതൊക്കെ ഏത് ആർക്ക് എന്തിന് വേണ്ടിയാ ഉപോയാകപെടുന്നേ statistics കൊണ്ട് ഉപയോഗപ്പെടണ കാര്യം എനിക്കറിയാൻ പാടില്ല accountancy കൊണ്ട് പഠിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല maths കൊണ്ട് പഠിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല business communication കൊണ്ട് എന്തേലും ഗുണമിണ്ട് എന്ന് എനിക്ക് തോന്നുന്നു വേറെ ഒന്നിനെ കുറിച്ചും എനിക്ക് അഭിപ്രായമില്ല എന്റെ പറയാൻ നേരം ഈ syllabus എനിക്ക് ഇഷ്ടപെടണില്ല പഠിപ്പിക്കുന്ന syllabus എനിക്ക് ഇഷ്ടപെടണില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നരം ഒന്ന് എല്ലാത്തിനേയു കുറിച്ച് പറയണം പക്ഷെ ഈ syllabus syllabus sysytem അലമ്പാണ് എന്ന് പറയുന്നരം ഇത്ര മാത്രോ syllabus ഒള്ളു എന്റെ അഭിപ്രായം എന്ന് പറയുന്നരം കൊറേ common course ഉണ്ട് അയിൽ ഇഷ്ടള്ളർക്ക് ഇഷ്ട course ചേരാൻ പറ്റും എന്ന് പറയുന്നേരം അഞ്ചു course എന്തോ കേറിയ മതി maximum ഇത്ര course ല pass അവണ mark അഞ്ചണത്തിൽ മതി ബാക്കി എല്ലാത്തിലും പൊട്ടിയാലും പ്രശ്നമില്ല അവർക്ക് ഇഷ്ടമുള്ള class ഇഷ്ടമുള്ള പോലെ കയറാം ഏർ education system മാറ്റാൻ പറ്റുവോ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു എന്താ പറയാ പറയണത് നിങ്ങൾ അവർക്ക് ഒരു കാര്യം മാത്രം പഠിച്ചോണ്ടിരിക്കുന്ന എന്നരം അവരെ അങ്ങനത്തെയുള്ളത് എനിക്ക് പഠിക്കണ്ട എനിക്ക് അങ്ങനത്തെ school ഓ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അല്ലാതെ college എല്ലാർക്കും വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥലത്തു നീ പോയ് പഠിച്ചിട്ട്

അവിടെ ഒരു ഒരു പറ്റി മാത്രാണ് main ആയിട്ട് പഠിപ്പിക്കുന്നുള്ളു പക്ഷെ അവിടെ പോയി പഠിക്കണ ആളുകൾ ഞാൻ പറയാം എൻറെ കൂട്ടുകാർ കുറേ masters എടുക്കാൻ പോയിട്ടുണ്ട് അവര് എല്ലാരും ഇപ്പൊ പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ എല്ലാരും pass മറ്റേ കൂട്ടുകാർ അടുത്തത് marketing ഏതൊക്കെ എടുത്തേ ഒരു രണ്ടു മൂന്നു course പറഞ്ഞെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ കാര്യം private school എന്ന് പറഞ്ഞ school അവിടെ പഠിപ്പിക്കണത് പറഞ്ഞ പറയുന്നേ അവരെ പുറത്തുള്ള പല school കൾ പിന്നെ അങ്ങനത്തെ school കളിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയം പറ എന്ന് വെച്ച ഒരു course നെ പറ്റി മാത്രം gymnasium പഠിപ്പിക്കുന്ന skill ഉം പഠിപ്പിക്കുന്ന ഇണ്ട് പല സാധനവും പഠിപ്പിക്കുന്നുണ്ട് അതിന്റെപ്പോ തന്നെ skill ഉം പഠിപ്പിക്കണിണ്ട് എങ്ങനെ ജീവിക്കണമെന്നും പറയിണ്ട് camping പഠിപ്പിക്കുന്നിണ്ട് ഒപ്പരം തന്നെ AI പഠിപ്പിക്കണിണ്ട് എല്ലാ കാര്യവും പഠിപ്പിക്കണിണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നേരം എന്താ maths science social

എന്ന് വെച്ചാ gymnasium ഇതിപ്പോ ഏർ അവരുടെ ഒപ്പം പഠിപ്പിക്കുന്നുണ്ട് എന്നാണോ നീ പറയുന്നെ ആ അതേയെന്ന ഞാൻ പറയുന്നേ അപ്പൊ അതിന് extra പൈസ കൊടുക്കുന്നുണ്ടോ

gymnasium കുളം പോലുമില്ല നമ്മള school ൽ കുളം ഉണ്ടാക്ക പറയുന്നേ സംഭവം ബുദ്ധിമുട്ട തോടുകൾ ആണെങ്കി മലിനീകരണം മലനീകരത്തിന്റെ അങ്ങേ അറ്റമാണ് നമ്മ school college കഴിഞ്ഞിട്ട് നമ്മളെന്നെ അലോയിച്ചുനോക്ക് എത്ര പ്രാവിശ്യം teachers നമ്മൾ എത്ര പ്രാവിശ്യം മറ്റേ തോട്ടിലോട്ട് കുളിച്ചിട്ടുണ്ടെന്ന്

എവിടെങ്കിലും വെള്ളം ഇണ്ടെങ്കിൽ അയിന്റെ side ൽ നമ്മൾ ഇതുപോലത്തെ like നമ്മട ഏർ nature ആയിട്ട് ബന്ധുള്ള എന്തെങ്കിലു സാധനോ എങ്ങനെ ആണെങ്കിലും നശിക്കപ്പെടും കാരണം ആണലോ പറയുന്നേ അപ്പൊ

ഈ സർക്കാർ നമ്മുടെ നമ്മുടെ നികുതിപ്പണം എടുക്കണില്ലേ അവര് ഇതുകൊണ്ട് എന്താ ചെയ്യണേ അതാ എനിക്കും ചോയ്ക്കാനുള്ളേ

പുതിയ ചെറിയ തലമുറ അപ്പോ ഇവർക്ക് ഈ കിട്ടണ ഈ maximum നികുതിപ്പണം ഈ കണ്ട entertainment പോലത്തെയുള്ള പൊട്ട സാധനങ്ങൾക്ക് കൊടുക്കാതെ ഈ education system ഇണ്ടാക്കി ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി ഇവർക്ക് നോക്കിക്കൂടെ ഇവരീ

അതിനുമാത്രം എന്തുകൊണ്ട് വ്യത്യാസം വന്നില്ല ബാക്കിയെല്ലാ കാര്യത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ പഴയ പോലെയല്ലേ book നോക്കി പഠിക്കുന്ന് പരീക്ഷ എഴുതുന്ന് അത്പോലെ ആയിരുന്ന് പിന്നേം വരുന്ന് പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിനും ചെയ്തോണ്ടിരിക്ക കാരണം ഇപ്പൊ car ഓടിക്കണത് വരെ തന്നെ മനുഷ്യനില്ലാതെ car ഓടിക്കാൻ പറ്റും പഠിക്കാൻ നേരം phone നോക്കി പഠിക്കാൻ പറ്റും പക്ഷേ ഈ പഠിപ്പിക്കണ school system ത്തിൽ ഒരു വ്യത്യാസവുമില്ല അതെന്ത് കൊണ്ടാണ് അതിനെ അതെങ്ങനെ മാറ്റാൻ പറ്റും അതാണ് എനിക്ക് റസിനോട് പറയാനുള്ളത് റസിന് എന്താണ് അയിനെ കുറിച്ച് പറയാനുള്ളത് റസിന് എങ്ങനെയ റസിന്റെ അനുസരിച്ച് ഏത് ആയിരിക്കും റസിന് choose ചെയ്യണേ ഇത് മാറ്റാൻ വേണ്ടി ഞാൻ ശരിക്കും പറയാണെങ്കി ആരും college ൽ പോവരുത് ഇപ്പൊ എലോൺ മസ്ക് എലോൺ മസ്കിന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലോൺ മസ്ക് സ്വന്തം അഞ്ചാറ് കൊല്ലം സ്വന്തായിട്ട് ഒരു school തുടങ്ങി അയില് പുള്ളി പറയണ topics മാത്രാണ് പിള്ളേർ പഠിക്കാൻ പോണേ ബാക്കി ഒന്നു അവർ പഠികണില്ല അതേപോലെ സ്വന്തം കഴിവില് വിശ്വാസം ഇണ്ടെങ്കിൽ സ്വന്തം ആയിട്ട് കഴിവ് ഉപയോഗിച്ച് പഠിക്ക എന്നിട്ട് സ്വന്തമായിട്ട് company തുടങ്ങി എല്ലാവർക്കും ജോലി കൊടുക്ക പക്ഷേ നമ്മൾ ഇങ്ങനെ പഠിച്ച് പക്ഷെ നമുക്ക് ഒരു qualification ഇല്ലാത്തോണ്ട് നമ്മൾ ഒരു company accept ചെയ്യാൻ പോണില്ല നമുക്ക് അങ്ങനെ chance ഇണ്ടാവണെങ്കിൽ നമുക്ക് നല്ല contact വേണം എന്നിട്ട് നമ്മൾ അവരെ impress ചെയ്യാൻ പറ്റണം എന്നാലേ നമുക്ക് വല്ല company സിൽ ജോലി കിട്ടി നമുക്ക് experience ആവൂ അല്ലാണ്ട് സ്വന്തായിട്ട് നല്ല പൈസയും നല്ല ഇതും നല്ല fund കിട്ടും എങ്കിൽ സ്വന്തമായിട്ട് വേണ്ടത് പഠിക്കാ സ്വന്തമായിട്ട് വേണ്ടത് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാ അല്ലാണ്ട് വല്ലവനും വല്ല university യും തന്ന course പോയി subscribe ചെയ്തിട്ട് അതിനെ പറ്റി പഠിച്ചിട്ട് അതിനെ പറ്റി എഴുതാൻ നോകീട്ടിണ്ടേൽ അതിന് അനുസരിച്ചുള്ളൊരു ജോലിയെ കിട്ടത്തുള്ളൂ അല്ലെങ്കി അതിന് അനുസരിച്ചുള്ളൊരു ഭാഗ്യമേ ഇണ്ടാവത്തുള്ളു ഇല്ലേൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഒരു ഭാവി നമ്മള് തീരുമാനിക്കായാണെങ്കി നമുക്ക് ഒരു education system follow ചെയ്യണ്ട ആവിശ്യമില്ല ഞാനൊരു കാര്യം ചോയ്‌ച്ചോട്ടെ എല്ലാരും ഇങ്ങനെ എത്തും പഠിച്ച് എല്ലാരും ജോലി തുടങ്ങി കഴിഞ്ഞ എല്ലാരും business തുടങ്ങി കഴിഞ്ഞ ജോലി എടുക്കാൻ ആര് ഇണ്ടാവു നമ്മ ഈ പഠിപ്പിക്കുന്നത് അനുസരിച്ച് എന്ന് പറയുന്നരം മിക്കവരും workers ആവാനും ചില school മാത്രം എല്ലാരേയും എന്താ പറയാ എന്താണ് ചില business അന്നേരം ലോകത്തില് തൊണ്ണൂറ് ശതമാനം ആൾക്കാര് അവരെ ജോലിക്കാരൻ ആക്കാൻ വേണ്ടി തന്നെ അല്ലെ അവർ പഠിപ്പിക്കുന്നേ അതുകൊണ്ടല്ലേ അവര് ഇങ്ങനത്തെ system മാറ്റാത്തെ അവര് system മാറ്റിയ എല്ലാർക്കും അവരുടെ കഴിവ് മനസ്സിലാവും അപ്പം എല്ലാരും ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങില്ല എല്ലാരും അവരുടെ business തുടങ്ങും അവരുടെ ഇഷ്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജോലിക്ക് ഇണ്ടാവൂല അപ്പൊ അന്ന് പറയുന്നേരം എന്താ അവരുടെ business എല്ലാരും business തൊടങ്ങാൻ താല്പര്യം ഉള്ളവരല്ലേ എന്റെ കൂട്ടുകാരിൽ പകുതിപേരും പെണ്ണും കെട്ടി കുഞ്ഞുങ്ങൾ ആയി ആൾക്കാര അപ്പോ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ പറയാൻ നേരം എല്ലാരും ഇങ്ങനെ പഠിച്ചിട്ട് അവരുടെ ഇഷ്ടം പോണം ന്ന് പറയുന്നരം അവർക്ക് അപ്പൊ അവര് എങ്ങനെ ജോലിക്കാരാണ് അവര് എങ്ങനെ പുതിയെ അവരുടെ ഇഷ്ടം work ചെയ്യണത് അവര് അവരുടെ ഇഷ്ടം കുടുംബാണെങ്കിൽ അവരുടെ ആഗ്രഹം എന്തായിരിക്കും അവർക്ക് പൈസ കിട്ടിയാൽ മതി വെറുതെ കുടുംബം നോക്കി അവരാണല്ലോ college ൽ പോയിട്ട് മറ്റേ അവര് പറയണ course കൾ എടുത്തിട്ട് അവർക്ക് ഇഷ്ടുള്ള പോലത്തെ ജോലി ചെയ്യണേ നമുക്ക് ഏർ വെത്യാസം വേണം എന്നുള്ള സ്വന്തായിട്ട് പഠിച്ച് സ്വന്തായിട്ട് ഇഷ്ടുള്ള പോലെ ചെയുന്നു സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ആണ് പുതിയ പുതിയ innovation പുതിയ പുതിയ പുതിയ പുതിയ അറിവ്‌ ഇണ്ടാവണേ പുതിയ പുതിയ എല്ലാം ഇണ്ടാവണേ

ഇപ്പൊ എന്താ പറയാ നീയിപ്പം നിനക്കെല്ലാം അറിയാം നിനക്കൊന്നും അറിയാൻ പാടില്ല പക്ഷേ നിനക്കു college ൽ university ൽ എല്ലാം പഠിച്ച് അതാണേൽ already പത്ത് വർഷം മുമ്പേ പഠിച്ച് വെച്ച കാര്യങ്ങൾ പുതിയ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കി paper പോയിട്ട് library പോയ് തിരഞ്ഞാൽ കിട്ടത്തില ഞാനിപ്പോ പഠിക്കണത് ഇപ്പൊ എന്താ ഇപ്പൊ പറയാ പുതിയ പുതിയ ഇപ്പോ ഞാൻ പറയാം ഇപ്പൊ എന്റെ AI course അന്ന് വിചാരിച്ചോ അതിനെ പറ്റി

miss മാരും teacher മാരും അവര് പോലും അല്ല ഈ കാലങ്ങളിൽ നല്ല university പോണം നല്ല university അവിടെ ഏർ fund ചെയ്ത് പഠിപ്പിക്കാനുള്ള കഴിവില്ല അതുപോലെ എല്ലാ top college ൽ ഇങ്ങനെ നടക്കണോന്ന് ഇല്ല ഇവരാരും വലിയ കഴിവ് പുതിയ പുതിയ വലിയ കഴിവ് തെളിയിച്ചവരും ആയിരിക്കണമെന്നില്ല ആകെ ഒരു പുതിയത് വല്ല പത്രത്തിലും വരുന്ന വായിച്ചുള്ള അറിവേ ആൾക്കാരിക്കുള്ളൂ അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണ സാധനം പുതിയ സാധനം കിട്ടണോന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ആയിട്ട് വല്ലോം ചെയ്ത് കണ്ടുപിടിച്ച് ഈ കണ്ടുപിടുത്തങ്ങൾ കിട്ടണോന്നുണ്ടെങ്കിൽ സ്വന്തായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വേണം അവരാണെങ്കിൽ ആർക്കും പറഞ്ഞുകൊടുക്കാൻ വേണ്ടി താല്പര്യം ഉള്ളവർ ആയിരിക്കില്ല ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാര് കിട്ടാനും പാടാ ഇതെല്ലാം പഠിക്കണ ആൾക്കാരെ അറിയാനും പാട ഇതെല്ലാം പുതുതായിട്ട് ഉണ്ടാക്കണ അറിയാനും പാടാം അപ്പം ഈ ഇള്ളത് വെച്ചിട്ടിണ്ടേൽ ഈ പണ്ട് പഠിപ്പിച്ച സാധനങ്ങൾ ആർക്കും ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച്

പിന്നെ college ലൊക്കെ രണ്ട് subject ഒക്കെ എന്തിനാ വെറുതെ fail ആവാൻ ഒരാവശ്യവുമില്ല ശരിക്ക് ആവശ്യമുള്ള കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ എത്ര സമയം ആവശ്യമില്ല ഇത്രേ നേരം നമ്മള college ൽ ആണെങ്ങി എന്താ പറയാ പിള്ളേർക്ക് part time work പോകാനുള്ള സമയം കൊടുക്കുന്നില്ല part time work ആണെങ്കിൽ കേരളത്തിൽ ഇല്ല താനും ഇത് സ്വന്തായിട്ട് പൈസ കുറച്ച് ഉണ്ടാക്കാനുള്ള സമയം കൊടുക്കുന്നില്ല അങ്ങനെത്തെ ഈ പ്രശ്നങ്ങൾ വരണ കാരണം പിള്ളേർ എവിടെ എങ്കിലും എവിടെയെങ്കിലും കൂട്ടിയിരുത്തി അവരെ പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ നമ്മടെ ഏർ കേരളത്തിൽ ഇപ്പൊ part time work ചെയ്യുന്ന പിള്ളേര് കുറവാ പക്ഷേ പുറത്തത്തെ രാജ്യങ്ങളിൽ part time work ചെയുന്ന പിള്ളേർ കൂടുതലാ അവരാണെങ്കിൽ പണിയും എടുക്കും പഠിപ്പും ഉണ്ട് അവരിക്കാണെങ്കി മതി

നമ്മള് പഠിക്കണത് വേണങ്കി ചിലപ്പോ നമ്മുടെ വീട്ടുകാർക്ക് അറിയാം engineering ഒന്ന് അലോയിച്ചുനോക്ക് science മിക്യവാറും പ്രശ്നങ്ങൾ അവിടത്തെ manager ആയി ഒന്നെങ്കി science അല്ലെങ്കി doctorate ഇങ്ങനെ കുറെ മാനസിക പ്രശ്നങ്ങൾ കാരണം കുറെ പിള്ളേര് അത് എടുക്കുന്നു അവസാനം അവർ അവരുടെ parents നെ വെറുക്കുന്നു അങ്ങനെ അവരെ അവിടെ ഇട്ടിട്ടു പോകുന്നു ഇതെല്ലം കാരണം mental pressure കാരണം പിള്ളേർ സഹിക്കാൻ പറ്റാണ്ട് അവർ എന്തൊക്കെയ ചെയ്തു കൂട്ടണതെന്ന് അവർക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞ അവരിപ്പോ ചിലരുടെ സ്വഭാവം മാറും ചെലര് അവര് അവരെല്ലാണ്ട് ആവും അവര് ഏർ നന്മ എന്താന്ന് അറിയാണ്ട് വളർന്ന് വരും ഇങ്ങനെയൊക്കെ വളർന്നുവരുന്ന പിള്ളേരെ കൊണ്ട് നമുക്ക് എന്താ പറയാ നാട്ടിൻ ഒരു ഉപയോഗം ഉണ്ടാവില്ല ഇപ്പോ ഏർ ലോകത്തിൽ നോക്കാണെങ്കി ഏറ്റവും happy സ്ഥാനത് അല്ല നമ്മള country എന്തുകൊണ്ട നമ്മളയിൽ എല്ലാരും സന്തോഷരല്ല എല്ലാരും ഉള്ളത് കൊണ്ട് സന്തോഷപ്പെടുന്നു ഇല്ല അത്കൊണ്ട് തന്നെ പക്ഷെ ലോകത്തിൽ ഏറ്റവും happiest country ഇണ്ട് അവരാണെങ്കി അവർക്ക് സന്തോഷമുള്ള ജീവിച്ചും സന്തോഷം അങ്ങോട്ടു ഇങ്ങോട്ടു പങ്കുവെച്ചു സന്തോഷ പൂർവം ഓല് ജീവികണ് അങ്ങനത്തെ system കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുവെങ്കി ഏറ്റവും വലിയ അറിവ് okay okay എനിക്ക് മനസിലായി അപ്പോ ഞാനപ്പോ ചോദിക്കണത് പറീന്നത് ഈ പൈസ ഉള്ളവർ ഇങ്ങനത്തെ ഉള്ളവർക്ക് പല പല കാര്യത്തിൽ കൂടെ അവരെ അവരുടെ ആവശ്യം ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നു അവരെ വലുതായിട്ട്

പക്ഷെ അങ്ങനത്തെ ഈ കാര്യം അവർക്കെന്തായ് എന്ന് പറയുന്നരം ഈ പൈസയുള്ളവർ എല്ലാരും നോക്കിയ മനസിലാവാറുണ്ട് ഭൂരിപക്ഷം പിള്ളേരും അതെ field തന്നെ പോയിട്ട് അവരും നന്നായി ഇരിക്കും എന്ന് പറയുന്നരം അതിൽ ച്ചിലൊരൊക്കെ അലമ്പായി പോവും അത് അങ്ങനെയാണ് പക്ഷെ ഭൂരിപക്ഷമുള്ളവറെ കാര്യം നന്നായി പോണുള്ളൂ പക്ഷേ അപ്പൊ അങ്ങനെ പറയുന്നേരം ഈ പൈസ ഉള്ളോർക്ക് എങ്ങനാ പഠിച്ചാലും നന്നാവുന്ന് അറിയ അവർക്കി കാര്യം നമ്മടെ പാവപെട്ട എല്ലാര്ക്കും പറഞ്ഞ കൊടുത്തൂടെ പണ്ടത്തെ പറയുന്നരം ഒരു അങ്ങനത്തെ counrty ൽ പറയുന്നരം എന്താണ് അവിടത്തെ എല്ലാ പിള്ളേർക്കും എല്ലാ ജനങ്ങൾക്കും പൈസ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു അവർക്ക് പൈസ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ പണ്ടത്തെ ഏറ്റവും വളരെ സമ്പന്നമായ country എന്നറിയപ്പെടുന്നത് പക്ഷേ അതെ അലമ്പായി പോയി അത് വേറെ കാര്യം പക്ഷേ അതിനു കാരണം ഇപ്പോ ഞാൻ പറയണത് പറയുന്നരം ഈ പഠിച്ചു ഏറ്റവും എന്താ പഠിച്ചാല നന്നാവാ എന്ന് അറിയാനുള്ള കാരണം പൈസയുള്ളവർക്ക് അറിയാം അവർക്കീ കാര്യം എല്ലാവരോടും പറഞ്ഞ് കൊടുത്തൂടെ ഈ സർക്കാർ ഇതൊക്കെ മറച്ചു വെക്കണതാണോ എനിക്ക് നീ കാണുന്ന ഇതെല്ലം പഠിപ്പിക്കണത് ഏർ ഇത് കേരളത്തിലെ വ്യവസായം ഏർ വർധിപ്പിക്കാൻ വേണ്ടിയാണ് എന്താ പറയാ തൊഴിൽ അവസരങ്ങൾ ഇണ്ടാകുന്നെ ഈ തൊഴിലവസരങ്ങൾ ഇണ്ടാകണത് എന്ന് വെച്ചിട്ടിണ്ടേൽ ഈ തൊഴിൽ ഏർ നമ്മടെ വേണ്ടി അതിന് വേണ്ടെങ്കിൽ ജനങ്ങളെ വേണം ജനങ്ങൾ സഹകരിച്ച മാത്രമേ ഇന്ത്യയുടെ വ്യവസായം ഇന്ത്യയുടെ ഏർ GDP എല്ലാം ഒരു നല്ലൊരു രീതിയിൽ നല്ലൊരു ശ്രെമിക്കണം എല്ലാരും സ്വന്തമായിട്ട് company ഇടാൻ തുടങ്ങിയ എല്ലാ company യും മിക്യവാറും എല്ലാം പോളിയും company എന്തായാലും വളരും അതിന് വേണ്ടി work ചെയുന്ന അതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കണം അപ്പൊ

വളർച്ച ഇണ്ടാവു അപ്പൊ അതിന് വേണോന്നിണ്ടെങ്കി ചുരുക്കി പറഞ്ഞ എല്ലാരും ശ്രമിക്കണം അപ്പൊ ജോലി ഇണ്ടാവണോന്നുണ്ടെങ്കി ജോലി കൊടുക്കാൻ അവര് വേണം ജോലി കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ ആൾക്കാർ വേണം ജോലി

already അതിന് വേണ്ടിയുള്ള education ഒക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ പഠിക്കണേ ഇത് പഠിച്ചു നമുക്ക് ആവശ്യമുള്ള ജോലി നേടി എടുക്കാം ഇല്ലെങ്കി സ്വന്തായിട്ട് ചെയാം അപ്പൊ ഈ പഠിച്ചിന്ന് വെച്ചിട്ടുണ്ടെകി നമുക്ക് ഇപ്പൊ എന്താ പറയാ വലിയ ഉപകാരമുള്ള കാര്യോ ഒന്ന് ആയിരിക്കൂല ചെറിയ ചെറിയ കാര്യങ്ങൾ ആയിരിക്കും ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വേണ്ട കാര്യം ഉപയോഗിച്ചിട്ട് ഇല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ പുറകെ പോകാം അതാണ് എനിക്ക് പറയാനുള്ളത് വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചാ പഠിക്കുന്നുണ്ടെങ്കി സ്വന്തമായിട്ട് പഠിക്കാ കുറച്ചൊക്കെ education follow ചെയ ബാക്കിയെല്ലാം സ്വന്തം തിരിച്ചറിവും വളർച്ചയും വെച്ചെന്നെ ചെയ ഇനി നമ്മ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മൾ ഇത് നമ്മ നിർത്താൻ പോവുയാണ് അതിന് മുമ്പ് റസിന് പറയാനുള്ള നമ്മ എന്തൊക്കെ development വഴി നടത്ത നമ്മൾ കൃത്യം മുപ്പത് നിമിഷത്തിനുള്ളിൽ ഈ പരിവാദ്യ നിർത്തണ് ഇല്ലെങ്കി നമ്മൾ പണി കിട്ടും പറയു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കി education ഇന്ത്യ ഇന്ത്യയിൽ അല്ലാണ്ട് നമ്മടെ കഴിവും എനിക്ക് ഇതുവരെ ആയിട്ടും എന്റെ കഴിവ് ഉപോയിഗിച്ചതായി എനിക്ക് വെല്യ അറിവില്ല ഞാൻ ഒരു സാധനം